covid nineteen ആദ്യത്തെ പറയുമ്പൊ ഞാനാ covid nineteen ആദ്യം ഉണ്ടായ കാലഘട്ട ഉള്ള ഒരു കഥ പറയാം കാരണം covid nineteen ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായപ്പൊ എല്ലാരും ഇതിൻ്റെ മരുന്നുകൾക്ക് വേണ്ടി ഓടി നടക്കുകയായിരുന്നു

പക്ഷെ ഈ പൊളിഞ്ഞു പോകുന്ന ഇടയില് നമ്മക്കും ചില ചില പൊട്ടത്തരങ്ങളായ നമ്മുടെ എന്താ പറയാ ഈ chlorine chlorine powder ഉപയോഗിച്ചാ covid മാറും തൈലം ഉപയോഗിച്ചാ covid മാറും ഇങ്ങനെ പലപല ഉഡായിപ്പുകളും ഈ സമയത്ത് ഉടലെടുത്ത ആവും ഈ ഇതേപോലത്തെ ഈ ദുൽ ദുർബലവും എന്താ പറയാ ഈ അപകട സാഹചര്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോ അത് മുതലെടുക്കാൻ നോക്കുന്ന ജനങ്ങളുടെ ഒരു ചിന്താഗതിയെപറ്റി അക്ഷയ്ക്ക് എന്താ പറയാനുള്ളേ ഏർ അതായത് ഇപ്പോ പെര കത്തുമ്പോ വാഴ വെട്ടി ഇടുന്നു എന്ന് പറയണ പോലെ തന്നെ ആയിരിക്കും ആ ഒരു രീതിയിലോട്ടേക്ക് കാരണം ഏർ എല്ലാ ലോകം ഫു മുഴുവൻ ഈ ഒരു മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോ ആ ഒരു ഇടയിലേക്ക് ഏർ സ്വന്തമായ ഏർ idea കൾ ഒക്കെ പുറത്ത് അതിപ്പൊ ഏർ തെറ്റായ രീതികൾ ആയെങ്കിലും ശരിയായിട്ട് ആണെലും ഏർ ഒരു പ്ര പ്രഹസനം പിടിച്ചു പറ്റാനുള്ള രീതിയിലാണ് നാ ആഹ് ആൾക്കാര് ഇത് ചെയ്തത് തുടങ്ങുന്നത് ഏർ ചിലവരത് ഇപ്പൊ alcohol content അടങ്ങിയിട്ടുണ്ട് ണ്ടെങ്കിൽ ഏർ രോഗം മാറുംന്നു വരെ പറഞ്ഞായിരുന്നു പ്പോ അതുകേട്ട് ചിലവർ മദ്യം വരെ എടുത്ത് കുടിച്ച് പെട്ടെന്ന് മരിച്ച് അഹ് അവസാനം ഏർ ഉം അഹ് പെട്ടെന്ന് തന്നെ മരണമടയേണ്ടി വന്നു എന്നുള്ള ഒരു ഏർ സാഹചര്യങ്ങള് കൊറേ ഉണ്ടായിട്ടുണ്ട് ഓ അങ്ങനെ നോക്കുമ്പോ തന്നെ കാണാൻ ഈ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് പലരും പലവരും അവരുടെ പേരുകൾ പേര് പേരെടുക്കാനും പല പല

ഏർ അതിൻ്റെ ഏർ case rate കൾ കൂടിക്കൂടി വരുന്നത് നമുക്ക് കാണാവുന്നതാണ് ഇതിനു വേണ്ടിയുള്ള പ്രതിരോധങ്ങൾ എന്തൊക്കെയാണ് അക്ഷയ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നെ അക്ഷയ് മൂന്നു dose ഉം എടുത്തതാണോ ഏർ രണ്ടു dose booster എടുത്തിട്ടില്ല booster എന്തുകൊണ്ടാണ് അക്ഷയ് എടുക്കാതെ താങ്കൾ താങ്കളുടെ ആരോഗ്യത്തെ പറ്റി പേടി ഇല്ലെ താങ്കൾ mask ധരിക്കാറുണ്ടോ പുറത്തിറങ്ങുമ്പോ

ഓ mask ധരിക്കാറുണ്ട് അപ്പൊ vaccine രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് മ mask ഉം ധരിക്കാറുണ്ട് താങ്കൾക്ക് പിന്നെ covid വന്നിട്ടുണ്ടോ

ഏർ ഈ covid എന്ന് പറയുന്ന ഏർ ഈ കാലഘട്ടം ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ താങ്കളുടെ വീട്ടുകാരെല്ലാരും covid ൽനിന്ന് സുരക്ഷിതരാണോ ഏർ അതിപ്പോ നമ്മള് അടുത്ത് ഏർ പരമാവധി നമ്മുടെ ഭാഗത്തുനിന്നും സുരക്ഷിതരാകാൻ നോക്കണം ഏർ അതുമാത്രമല്ല നമ്മുടെ കൈകളിൽ തന്നെയല്ലേ ഇപ്പം നമ്മൾ ഇടപഴകുന്ന ആരെൽ ആയിട്ടു വേണങ്കിലും അത് അവർക്ക് ചിലപ്പോ covid ഉണ്ടാവാം ഏർ ഏർ നമുക്ക് നമ്മുടെ രീതി ആദ്യം നമ്മ സൂക്ഷിക്കാ പിന്നെ വരാനിരിക്കുന്നതു വഴിയേ വരുമെന്നാണല്ല അപ്പോ നമ്മൊ first നമ്മുടെ രീതീ സൂക്ഷിക്ക എന്നാണ് എൻ്റെ എനിക്ക് എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് താങ്കൾ ഇതിനുവേണ്ടി ചെയ് എടുത്തിരുന്നെ

അപ്പോൾ എൻ്റെ സംശയം ഇതാണ് നമ്മൾ ഇപ്പോ അറിയുന്ന ഓരോ വാർത്തകളെ പറ്റി

അതും കണ്ണും പൂട്ടി വിശ്വസിക്കുന്നു കാരണം എന്താന്ന് വച്ചാ നമുക്ക് ഓർമ്മയുണ്ടാ പണ്ട് ഇടുക്കി ജില്ലയിലെ dam അത് പൊട്ടും പൊട്ടും പൊട്ടും എന്ന് പറഞ്ഞ് ജനങ്ങളെ എത്ര പ്രാവശ്യ അവര് പേടിപ്പിച്ചു എന്ന ഒരു കാര്യം ആലോചിക്കുമ്പോ നമുക്കിപ്പോ തന്നെ എന്തോ പോലെയാവുന്നു കാരണം അന്ന് അത് പത്ത് പന്ത്രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പാണ് അത് പൊട്ടും എന്ന് പറഞ്ഞു ജനങ്ങളെ പേടിപ്പിച്ചത് ഇതേപോലെ ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ പേടിച്ച് അവരുടെ rating കൂട്ടി ആൾക്കാരെ ഏർ എന്താ പറയാ ഏർ ഏർ ഓ ഓരോ ഓരോ ഇല്ലാത്ത കാര്യങ്ങൾ ഇണ്ടാക്കിയെടുത്തും ഉള്ള കാര്യങ്ങൾ മറച്ചുവെച്ചും ഇങ്ങനെ ചെയ്യുന്നത് ജനങ്ങൾക്ക് ഗുണകരമാണോ ദോഷകരമാണോ ഏർ എൻ്റെ അഭിപ്രായത്തിലിപ്പൊ ഈ പത്ര മാധ്യമങ്ങൾ ചെയ്യുന്നത് കാര്യം അത് തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഏർ ഏർ പണ്ട് കാലങ്ങളിൽന്നു പറഞ്ഞാൽ ഈ ഏർ വാർത്തകളിലൂടെ മാത്രമേ നമ്മുക് ഏർ അറിവുകളൊക്കെ നേടാൻ ക്ഷെ ഇപ്പൊ പൊതുവെ പുറത്തു നടക്കുന്ന കാര്യങ്ങള് ഒക്കെ അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളു അപ്പൊ ഏർ എന്ത്ന്നാണ് അവര് പറയുന്നത് അത് തന്നെ വിശ്വസിക്കേണ്ട അവസ്ഥയായിരുന്നു ഇപ്പൊ ഇപ്പൊ എന്ന് പറയുമ്പോ അത് പല രീതീലേക്ക് മാറീട്ടുണ്ട് നമ്മക്കിപ്പോ ഏർ നമ്മുടെ phone ൽ തന്നെ നമുക്ക് വേണെങ്കി വാർത്തയൊക്കെ അങ്ങനെന്നെ നോക്കാം ഏർ തെറ്റാണോ ശരിയാണോ എന്ന് നമ്മക്ക് തിരിച്ചറിയാനുള്ള ഇത്ണ്ട് ഏർ പിന്നെ ചില ഏർ വാർത്തകളൊക്കെ കാ അവരുടെ company കളിലേക്ക് അവരുടെ channel ൻ്റെ ഒരു ഏർ rating കൂട്ടാൻ വേണ്ടി ആയിരിക്കും ചിലോര് ഏർ കൃത്രിമമായി ഉണ്ടാക്കിയ കഥകളൊക്കെ ഇറക്കും ഏർ ചിലവര് ഏർ കാര്യം കാര്യം പോലെ പറയും അപ്പൊ ഏർ തെറ്റായ വാർത്താ channel കാരു ഉണ്ട്

എൻ്റെ ഒരു സംശയംന്ന് വച്ചാ അപ്പൊ നമ്മുടെ ഈ അവർക്ക് rating കൂട്ടുന്നതും തോന്നുന്നതുമായ ചില കാര്യങ്ങൾ പുറത്തുവിടും ചില കാര്യങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യുമ്പോ നമ്മുടെ മാധ്യമങ്ങളെ എപ്പോഴും കയ്യിലടക്കി വെക്കുന്നത് നമ്മുടെ government ആണോ അതോ നമ്മുടെ സർക്കാര് കയ്യിലടക്കി വെക്കുന്നത് cooperate കളാണോ അപ്പൊ ഈ ജനങ്ങളധികം അറി അറിയം അറിയേണ്ട കാര്യങ്ങളെല്ലാം ഒളിപ്പിച്ചു വെക്കുന്നത് എന്തുകൊണ്ടാണ് ആഹ് അതിപ്പോ ഏർ ഒളിപ്പിച്ചു വെക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നു അത് government തന്നെ ആകാനാന്ന് chance കൂടുതല്ന്ന് എനിക്ക് തോന്നുന്ന്

ഏർ പലപല കാരണങ്ങളുണ്ട് ഇപ്പൊ പുതിയ രീതിയിൽ നോക്കു ആണെങ്ങി തന്നെ ഏർ പുതിയ രീതിയിലുള്ള കുറെ case കൾ തന്നെ അധികമാരും അങ്ങനെ പറഞ്ഞ് കൊ കാ കാണുന്നതായിട്ട് കണ്ടു വരാറില്ല എല്ലാത്തിലും ഇപ്പൊ ഈ talk show പോലെ ഏർ ചർച്ചാ വിഷയങ്ങൾ മാത്രം ഏർ സംസാരിച്ചു വരികയാണ് അധികം public ആയിട്ട് related ആയിട്ടുള്ള ഒരു വാർത്തകളും ഇപ്പൊ അധികം ഇറക്കാറില്ല എന്നാണ് ഞാൻ നമ്മുക്ക് കാണാൻ കഴിയുന്ന് എട്ടരമണി നേരത്ത് നടത്തുന്ന ചർച്ചാ വിഷയങ്ങളെപ്പറ്റി എന്താ അഭിപ്രായം ആരെങ്കിലും അത് ശ്രദ്ധിക്കോ അതിന് ജനങ്ങളിൽ വല്ല മൂല്യവും ഉണ്ടോ ഇല്ലയോ ആഹ് അതിപ്പോ ഞാൻ പറഞ്ഞപോലെ എന്നെ പ പണ്ട് രീതി ഇപ്പൊ phone ഒക്കെ അധികമായിട്ട് ഇറങ്ങാത്ത time ലായിരുന്നെങ്കിൽ ഏർ ഇപ്പൊ വീട്ടിലുള്ള കാരണവർ തന്നെ ഏർ പൊതുവെ രാവിലെയൊക്കെ എണീറ്റ് വാർത്തയൊക്കെ വെക്കുമായിരുന്നു പിന്നെ പത്രത്തിലൂടെ നോക്കാലോ ഇപ്പൊ അങ്ങനെ അധികം രാവിലെ എണീറ്റ് വാർത്ത കാണാ ഏർ കാണുന്നവരും സ്ഥിരം ഒരു വീട്ടിലും ഇല്ല അതെ അപ്പോ ഈ മാധ്യമങ്ങളെ കാ കാണുന്ന ശീലം ഇല്ലാത്തോണ്ട് മാധ്യമങ്ങളോടുള്ള വിശ്വാ വാർത്തകളോടുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പട്ടത് കൊണ്ടായിരിക്കണമല്ലോ ഈ വാർത്താ എല്ലാം വിശ്വാസം നഷ്ടപ്പെടാൻ കാരണം അവർ കൊടുക്കുന്ന വ്യാജമായ വാർത്തകൾ കാരണമാണ് അപ്പൊ വ്യാജമായ വാർത്തകൾ പുറത്തു വിടുന്ന ഈ മാധ്യമങ്ങളെ ഭരിക് എന്താ പറയാ ഈ ഇത് എന്തുകൊണ്ടാണ് ഈ മാധ്യമം ഇങ്ങനെ തെറ്റായ വാർത്തകൾ കൊടുക്കുകയും ചില വാർത്തകൾ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്നത് മാധ്യമങ്ങളെ ആരെങ്കിലും എന്താ പറയാ കൈയിലടക്കി വച്ചിട്ടുണ്ടോ

ഏർ പിന്നെ ഇപ്പോഴത്തെ പുതിയ തലമുറക്കാരുടെ ഒരു വാക്ക് വെച്ച് നോക്കുമ്പോ netflix ന്നൊക്കെ പറഞ്ഞ് കുറേപ്പേര് അങ്ങനെ തുട് തുടങ്ങി വരുന്നുണ്ട് കാരണം ഏർ പുതിയൊരു ഏർ ആൻഡ്രു റ്റെയ്റ്റ് ന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ അതിനുൾ എതിരെ ഉള്ള ഒരു ഏർ സംഘത്തിന് എതിരേയുള്ളൊരു നീക്കങ്ങളൊക്കെ നടത്തുന്നാണ് പറയുന്നെ അപ്പൊ പുതു തലമുറക്കാരൊക്കെ ഏർ അങ്ങനെ ആ ഒരു ഒരു സ സംഘത്തിനെ ഒരു അടി കീഴിലാണ് ഈ വാർത്തയും ഈ government ഉം ഒക്കെ എന്നാണ്

അപ്പൊ ആൻഡ്രു റ്റെയ്റ്റിനെ പറ്റി അറിയാവുന്ന ഒരു വ്യക്തിയാണ് അക്ഷയ് ആൻഡ്രു റ്റെയ്റ്റിനെ ആഹ് ഈയിടക്ക് വോ ഏർ അവരുടെ ഏർ എന്തോ കാര്യത്തിന് വേണ്ടി police കാര് വിളിച്ചാരുന്നു എന്തിനു വേണ്ടിയാർന്നു എനിക്ക് കൃത്യമായിട്ടറീല അക്ഷയ് പറയാമോ ഏർ എനിക്കും ഏർ അത് കൃത്യമായിട്ടറീല പക്ഷെ അറിയാവുന്ന കാര്യം എന്താന്ന് വെച്ചാൽ അവരെന്തോ റൊമാ ഏർ റൊമേനിയയിൽ വച്ച് എന്തോ ഒരു ഏർ ഒരു പെ പെങ്കൊച്ചുമായിട്ടുള്ള എന്തോ ഒരു case ലാണ് അപ്പോ അതിലെ ഏതോ ഒരു കൊച്ചിങ്ങ എങ്ങാണ്ട് ഒരു pizza ന്റെ എന്തോ കാര്യം പറഞ്ഞിട്ടാന്ന് തോന്നുന്നു എന്തോരു കൊച്ചിനെ victim ആക്കി അവര് ഏർ ഇവര് മനപ്പൂർവം കുടുക്കിയെന്നാണ് ഞാൻ അറിയാൻ കഴി എനിക്കറിയാൻ കഴിഞ്ഞത് ഏർ പക്ഷെ അവര് ജയിലിൽ നിന്ന് ഇപ്പൊ തൊണ്ണൂറ്റി മൂന്നോ തൊണ്ണൂറ്റി രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്ന് അവര് മോചിതനായി പകരം ഇപ്പൊ house arrest ലേക്കവരെ മാറ്റിയിരിക്കയാണ് ഏർ അപ്പൊ ഇവരിപ്പോഴും ഏർ വീണ്ടും അവരെ തന്നെ ശരീരപ്രകൃതിയിക്കൊക്കെ നല്ല മാറ്റമുണ്ട് ഏർ അവരൊരുമാതിരി മുടിയൊക്കെ ശരിക്കിനും വളർന്ന് അങ്ങനെയൊക്കെ ഒരു പരിവമായാണ് ഇരിക്കുന്നത് അപ്പൊ ഇവര് വീണ്ടും തിരിച്ചിതേപടി എന്നെ ഏർ ഇവർക്കെതിരെ തന്നെ തിരിയും എന്നുള്ള ഒരു ഏർ അറിവാ അറിവാണ് ഇപ്പൊ അറിയാൻ കഴി സാധിച്ചിട്ടുള്ളെ അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ ആഹ് പങ്കുവച്ചിരുന്നത് ട്വിറ്റർ എന്ന സമൂഹ മാധ്യമങ്ങളിലൂടെയാന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇതുപോലെ ഈ ഒരു എന്താ പറയാ കെ ഇദ്ദേഹം എന്തോ നല്ല ജനങ്ങൾക്കെന്തൊ മൂല്യമായ എന്തോ അറിവ് പകർന്നു എന്നുള്ള ഒരു ഇതുകൊണ്ടാണല്ലോ ജനങ്ങളദ്ദേഹത്തിൻ്റെ കൂടെ നിക്കുന്നെ

പക്ഷെ ഇദ്ദേഹത്തിന് പരസ്ത്രീ ബന്ധമുള്ള കാര്യം അദ്ദേഹം പല പ്രാവശ്യം തന്നെ ഒരു എന്താ പറയാ അദ്ദേഹം പല video കളിലും പറുത്തുവിട്ടതാണ് അങ്ങനെയുള്ള ഒരാള് police പിടിക്കാ ഒരു സ്ത്രീയുടെ case ൽ വെച്ചാ അത് വലിയ കാര്യാണോ അല്ലയോ ഏർ അയാള് party വച്ച് നോക്കുമ്പോ ഏർ ഏർ അവര് ഭയങ്കര പാവപ്പെട്ടവരായിരുന്നു അതിനു ശേഷം ഈ പാവപ്പെട്ട രീതി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഇല്ലായിരുന്ന ഏർ ഇല്ലായിരുന്നുന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അവര് അതിൽ നിന്ന് വളർന്നു വരുന്നത് ഏർ ചെറിയ video cam call ല് എന്നുള്ള ഒരു ജോലികളിലൊക്കെക്ക് പെണ്ണുങ്ങൾക്ക് ഏർ സ്ത്രീകൾക്കൊക്കെ കൊടുത്തു അങ്ങനെയാണ് ഇവര് വളർന്ന് വര് ഏർ വന്നുന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏർ പണ്ടു കാര്യങ്ങള് ചെയ്ത കാര്യമാണ് അങ്ങനത്

ഇതേപോലത്തെ പൊട്ട കഥകളാ എല്ലാരും പറയണേ ദാരിദ്ര്യത്തിന്ന് വന്നാലും എതിന്നു വന്നാലും ചെയ്യുന്ന തെറ്റ് തെറ്റല്ലാണ്ട് ആവോ ഇല്ലില്ല ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ് അഹ് അത് ആർക്കും തിരുത്താനും പറ്റൂല

ആഹ് അപ്പൊ പറഞ്ഞു വന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏർ ആൻഡ്രൂ റ്റെയ്റ്റ് കേരളത്തിൽ ഒരു വിഷയമല്ല അത് വേറെ ഏതോ രാജ്യത്തെ ഒരു വിഷയമാണ് രാജ്യത്തെ വിഷയമാണ് ഇവിടെ അത് അധികം അധികം ചർച്ച ചെയ്യത്തില്ല എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്ത കേരളത്തിനു അഹ് ആരുടേം ആവശ്യമില്ല കേരളത്തിന് ശശി തരൂരിൻ്റെ കാര്യം ആലോചിക്കും ശശി തരൂര് ന്റെ english നേപ്പറ്റി എന്താ പറയാനുള്ളെ അക്ഷയ്‌ക്ക് ഏർ ശശി തരൂരിനെക്കുറിച്ച് പറയാണെങ്കിൽ ഏർ അയാൾ പറയുന്നതൊക്കെ സത്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് താങ്കൾക്കെന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം കേന്ദ്രത്തിലോട്ട് പോയേപ്പിന്നെ കേരളത്തിലോട്ടുള്ള വരവും കുറവാണ് അപ്പൊ കേരളത്തിലിപ്പോ നല്ലൊരു congress പ്രവർത്തകൻ ഉണ്ടോന്ന് ചോയ്ച്ചാ അക്ഷയ്ക്ക് ആരുടെ മുഖമായിരിക്കും ആദ്യം ഓർമ്മവരുന്നേ എനിക്ക് കേരളത്തിൽ നിന്നുള്ള രീതിയിൽ എനിക്ക് ഏർ നോക്കാനായിട്ട് താല്പര്യപെടുന്നില്ല കാരണം ഏർ കേരളന്നുള്ളത് ഒരു തികച്ചും ഒരു ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു ഏർ സമയത്തിലാണ് ഇപ്പോ പൊക്കോണ്ടിരിക്കുന്ന ആന്നാ എനിക്ക് തോന്നുന്നെ അഹ് ആരാണ് അക്ഷയ് കേരളത്തെ അടിച്ചമർത്തിയെ താങ്കൾ പറയു അടിച്ചമർത്തി എന്നല്ല ഞാൻ പറയുന്നത് അടിച്ചമർത്തപ്പെട്ടു എന്നുള്ള ഒരവസ്ഥയിലൂടെയാണ് ഇപ്പൊ പോയി വരുന്നെ കാരണം ഇപ്പൊ തന്നെ പുതിയ road ന്റെ നിയമങ്ങളൊക്കെതന്നെ വെച്ച് നോക്ക് ആണെങ്കി തന്നെ ഏർ ഒര് ഒരു ഒരു സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്നും എത്രത്തോളം പണം പിടിച്ചു പറ്റാം എന്നുള്ളൊരു ഒര് ഒരു concept മായിട്ടാണ് അവര് പുതുതായിട്ട് വരുന്നത് അപ്പൊ ഇവിടത്തെ ഒരു സർക്കാർ നല്ലതായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏർ അവര് safety ആയിരിക്കും ചിലപ്പോ ഉദ്ദേശിക്കുന്നത് പക്ഷെ അവര് അവരുടെ പിരിവ് ഏർ correct ആക്കാൻ വേണ്ടിയാണിപ്പൊ camera ഒക്കെ വച്ചു ഏർ safety ൻ്റെ പേരും പറഞ്ഞ് fund വലിക്കാൻ നോക്കുവാണ് എന്നെനിക്ക് തോന്നുന്നു അപ്പൊ എനിക്ക് കേരളത്തിനായിട്ട്

ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഘോഷിച്ച ഒരു ആഘോഷരാവാണ് പെരുന്നാൾ ചെറിയ പെരുന്നാള് ഈ ദിവസവും കേരളത്തിൽ പലപല എന്താ പറയാ പലപല പ്രശ്നങ്ങളും ഉണ്ടായി അത് അതിനെപ്പറ്റി താങ്കൾ ബോധവാ ബോധവനാർന്നോ ഏർ ഇതിപ്പോ ഏർ പുതിയൊരു പരിപാ ഒരു ഒരു പരിപാടിയായിട്ടു ലോകം full ഒരു പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ side ൽ ആയിട്ട് എന്ത് നടക്കുന്നു എന്ന് ചിലവർക്കറിയാൻ പറ്റും ചിലവർക്കറിയാൻ പറ്റൂല ഏർ ഏർ എന്താന്നറീല്ല ഞാൻ അറിഞ്ഞില്ല താങ്കൾ അറിയാത്ത കാര്യം എനിക്കിപ്പോളാണ് മനസിലാവുന്നെ താങ്കളപ്പൊ പത്രം വായിക്കാറുണ്ടോ ഏർ പത്രം വായിക്കാറില്ല ഏർ കാരണം ഏർ വായിക്കുമായിരുന്നു ഏർ ഇവിടെപ്പിന്നെ ന്ന് ഏർ അധികം ഏർ സമായൊന്നും കിട്ടാതെ വന്നപ്പത്തേക്ക് പത്രം ഏർ വെറുതെ വരുത്താറ് മാത്രേ ഉണ്ടായിരുന്നുള്ളു വായിക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് തന്നെ പത്രം നിർത്തേണ്ടതായിട്ടു വന്നു പ പകരം എവിടെന്നെലും പോവ്വാണെങ്കിൽ അവിടത്തെ പത്രം വായിക്കാനോ അല്ലെങ്കിൽ phone ൽ നിന്ന് കിട്ടുന്ന അറിവ് വച്ച് അങ്ങനെ കഴിഞ്ഞു പോവും ഓ phone ൽ നിന്നാണ് താങ്കൾക്ക് ഏറ്റവും കൂടുതൽ വാർത്തകൾ അറിയാൻ പറ്റു

മഴപെയ്യാൻ പോണേ ആണെന്ന് വിചാരിക്കുക അപ്പൊ നമ്മുടെ phone ൽ ഇപ്പൊ weather നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണ app നമുക്ക് നിർദേശം തരും ഇപ്പൊ മഴപെയ്യാൻ പോണേ ആണ് അല്ലെങ്കി ഇപ്പോ വെയില് വരാൻ പോണേ ആണ് പക്ഷെ ഇത് രണ്ടും വന്നിട്ടും മഴയും പെയ്യുന്നില്ല വെയിലും വരുന്നില്ല ഒന്നും വരുന്നില്ല അവസാനം ഒരു മഴ ഒരു എന്താ പറയാ ഓരോ വാർത്തകളും വിശ്വാസ നമുക്ക് പോയിക്കൊണ്ടിരിക്കയാണ് പക്ഷെ ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പല പല ഏർ നിർദേശങ്ങൾ നമ്മള് വാര്‍ത്തകള് നമ്മളെ കൂട്ടുകാര് നമ്മക്ക് അർ തരുന്നകൊണ്ടാണ് നമ്മള് പല കാര്യങ്ങളും അറിയുന്നെ

ഏർ വാർത്തകളെക്കുറിച്ചറിയാൻ താല്പര്യപ്പെടാത്തത് എന്ന് പറയാൻ കഴിയില്ല ഏർ ഇപ്പൊ പത്രം വായിക്കാറില്ല എന്നുള്ള സത്യം തന്നെയാണ് കാരണം ഇപ്പൊ വായിക്കാനുള്ളൊരു സമയമില്ല അപ്പൊ പിന്നിപ്പൊ പത്രത്തിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കുവാണെങ്കി തന്നെ ഒരു പൊതുവെയുള്ള കാര്യം തന്നെ അവര് ഏർ വള് ശരിക്കിനും important ആയിട്ടുള്ളൊരു കാര്യം ഒരു മൂലക്കോട്ട് മാറ്റി വെക്കുകയും ഏർ അതെ സമയം വേറെ എന്തേലും ഒരു ചെറിയ ഏർ ഒരു famous ആയിട്ടുള്ള ഒരാളുടെ കാര്യല്ലാ അത് ഏർ പത്രത്തിൻ്റെ front page ൽ തന്നെ തലക്കെട്ടായിട്ട് വലിയ രീതിയിൽ കൊടുത്ത് അവരവുടെ face കൂട്ടുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ നടന്നു വരുന്നത് ഏർ അത് തന്നെ ഒരു തെറ്റായുള്ള ഒരു രീതിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അതിൻ്റെ ഇടക്ക്‌ ഈ അറിവ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഒര് വായിക്കുമ്പോൾ ഈ ഇതിൻ്റെ എടക്ക് ഈ ഒരു കള്ളക്കടത്ത് ചെയ്യുന്നത് തെറ്റായിട്ട് തനിക്ക് ഏർ താങ്കൾക്ക് തോന്നുന്നില്ലേ എനിക്ക് വളരെയധികം തോന്നുന്നുണ്ട് കാരണം എനിക്കിത് ആലോചിക്കുമ്പൊ എനിക്കൊരു കഥ പറയാനുണ്ട് കാരണം ഞാൻ എൻ്റെ അനിയനു ആയിട്ടൊരു ദിവസം ശ്രീലങ്കയിലോട്ട് പൊണെ ആരുന്നു അന്ന് flight പിടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയത് നെടുമ്പാശ്ശേരി airport വഴിയാണ് അപ്പോഴാണ് അറിയുന്നത് നെടുമ്പാശേരി airport ൽ ചെല്ലുമ്പോളാണ് അറിയുന്നത് അന്ന് ഹർത്താൽ ആണെന്ന് ആട ഞങ്ങൾ കെ കേരളത്തിൽ താമസിക്കുന്നവരാണെങ്കിലും ഞങ്ങൾക്ക് എന്താ പറയാ അന്ന് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങള് വേറെ വീട്ടിന്നു മാറുന്നത് കൊണ്ട് ഞങ്ങൾക്കന്ന് നിര്‍ദേശങ്ങൾ അറിയാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ നേരെ ഏർ നെടുമ്പാശേരി airport ലോട്ട് പോയി അവസാനം അവിടെ ചെന്നപ്പോത്തേക്കും ഹർത്താലായതു കാരണം അന്ന് flight ൽ അന്ന് ഞങ്ങള് വന്നു ഞങ്ങളന്ന് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കെ ശ്രമിക്കയായിരുന്നു വീട്ടിലോട്ട് കാരണം അന്ന് ശ്രമിക്കാൻ വേണ്ടി ഞങ്ങളവിട്ന്ന് ഇറങ്ങാൻ നോക്കീട്ടാണെങ്കില് എന്താ പറയാ road ൽ നിറച്ചും party ക്കാരെല്ലാരും കൂടി നിന്നിട്ട് വണ്ടികൾ തടസ്സപ്പെടുത്തി ഞങ്ങക്കങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റുണ്ടായില്ല അപ്പൊ ഞങ്ങള് ഏറ്റ ആവും പെട്ട് പോയ അവസ്ഥയെന്താന്ന് വെച്ച ഞങ്ങക്ക് അവസാനം

ഈ വാർത്തകൾ വഴി നമുക്കെന്ത് ഇതുപോലെ പെട്ട് പോയ അവസ് ആൾക്കാരുടെ അവസ്ഥ നമുക്കി വർത്തകൾ വഴി അറിയാൻ പറ്റാറുണ്ടോ

അതെ സമയം ഇപ്പൊ ഈ ഹർത്താലികളിലൂടെ തന്നെ ഏർ വല്ല വണ്ടില് കല്ലെറിഞ്ഞ് പൊളിക്കണതോ ആരുടേലും തലേലോട്ട് കല്ലെറിഞ്ഞ് വീഴ്ന്നതും അത് വല്ലതും ആണെങ്കി അതൊര് ചെറിയൊരു കാര്യത്തിൽ നിന്ന് ഒരു വലിയൊരു രീതീലോട്ടുള്ള ചർച്ചാവിഷയമാക്കി ഏർ അവര് ഏർ ശരിക്കിനും ഏർ പുകഴ്ത്തി അതൊരു വലിയൊരു കാര്യമാക്കിയാണ് അവരത് കാണുന്ന് അതെ സമയം അതെ അതിന്റെ ആ ഒരു പ്രശ്നമുണ്ടായത് കൊണ്ട് അനുഭവപ്പെടുന്ന അനുഭവിക്കുന്ന ആൾക്കാരിനെ കുറിച്ച് അവര് അധികം സംസാരിക്കാറു പോലു ഇല്ല അത് മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളെ ആഹ് എനിക്കും അത് തന്നെയായിരുന്നു പറയാനുള്ളത് പക്ഷെ അത് മൊത്തം പറയാൻ പറ്റില്ലെന്നേ ഉള്ളു പക്ഷെ എനിക്കിപ്പൊ പറയാൻ തോന്ന്ണ വേറൊരു കാര്യം കൂടിയുണ്ട് അതെന്താ ന്ന് വെച്ചാ ഇപ്പൊ നമ്മുടെ കേരള ഏർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതല് കണ്ടോണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഒരു ഒരു sports ആണ് cricket അതിനെപ്പറ്റി എന്താ താങ്കൾക്ക് പറയാനുള്ളേ ഏർ ഇപ്പൊ cricket എന്ന് പറയാണെങ്കിൽ ഒര് ഇന്ത്യക്കാരൻ്റെ ഒരു വികാരമായിട്ടാണ് എനിക്ക് പറയാനുള്ള കാരണം ഏർ football നേക്കാളും ഏർ

അപ്പൊ ഞാ എൻ്റെ ഒരു സംശയം എന്നു വെച്ചാ നമ്മുടെ യുവാക്കൾ ഏറ്റവും കൂടുതൽ അറിയാൻ ശ്രമിക്കുന്ന ഒരൂ എന്താ പറയാ ഒരു വാർത്തയാണ് ഈ crick ഏർ sports എന്ന് പറയുന്ന page അപ്പൊ യുവാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഒരു പത്രത്തിൻ്റെ sports page ഉം front page കൾ നോക്കാതെ sports page അഹ് നോക്കി ആയിരിക്കും അവര് ഓരോരോ കാര്യങ്ങളറിയുന്നെ അവർക്കാണെങ്കി ആകെ വായിക്കുന്നത് ഇത് മാത്രേ ഉള്ളു ബാക്കിയും ബാക്കി കാര്യങ്ങളെപ്പറ്റി വായിക്കാനുള്ളെ ഇത് മാത്രേ ഉള്ളൂ ബാക്കിയും ബാക്കി കാര്യങ്ങളെ പറ്റി വായിക്കാനുള്ള ഒരു ഒരു ഉള്ളിലെ ഒരു ആർജവം

ലോക വിവരോ അറിയാൻ ക്കെ ആരും താല്പര്യപ്പെടുന്നില്ല അതെന്തുകൊണ്ടാ ഏർ അതുതന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഏർ പുതിയ ഈ sports page നോക്കാനുള്ള കാരണമെന്താന്ന് പറഞ്ഞാൽ അവർക്കൊര് മനസ്സിന് ഒരു സന്തോഷം വരുന്ന ഏർ ഒരു page ആയിട്ടാണ് അത് sports page നെ കാണുന്നെ കാരണം ഏർ നമുക്കിപ്പൊ ഏർ ഒരു കളി ജയിക്കാ ഒരു രാജ്യം ജയിച്ചുന്നൊക്കെ കേൾക്കുമ്പൊ തന്നെ നമുക്കിപ്പോ നമ്മുടെ രാജ്യം അല്ലെലും തന്നെ നമുക്ക് ഒരു സമാധാനം അതിലൂടെ നമുക്കുണ്ടാവ നമുക്കിതൊക്കെ കാത്തിരുന്ന ഒരു കളി ആയിരിക്കാം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കളിയായിരിക്കും അതെ അതിനു അതെ അതിനു പകരം ഇപ്പൊ front page ഓ അല്ലാത്ത വേറെ page ഒക്കെ എടുത്തു നോക്കാണെങ്കിൽ പീഡനം കൊലപാതകം ഇങ്ങനത്തെ ഏർ വ കൂടുതലും violence ഉള്ള ആഹ് അറിയേണ്ട കാര്യങ്ങമാണ് എന്നാലും ഏർ അതുമാത്രം violence മാത്രം ഏർ വെച്ചു കൊണ്ടുവരുന്നത് കൊണ്ട് അങ്ങനെ അതിലൂടെ ഒരു fame പിടിച്ചുപറ്റാൻ നോക്കുന്നതാണ് പത്രങ്ങൾ ചെയ്യുന്നത്

അക്ഷയ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്ന്ന് വച്ചാൽ നമുക്ക് പത്രങ്ങളിൽ ആദ്യത്തെ page കളിൽ സന്തോഷം തരുന്ന ഇപ്പൊ സന്തോഷം തരുന്ന വാർത്തകൾ ആയിരിക്കണം ഉണ്ടാവണ്ടെ അപ്പൊ സന്തോഷം തരുന്ന വാർത്തകൾ ഇല്ലെങ്കിൽ സന്തോഷം തരുന്ന comedy കൾ അതായത് ടിൻറ്റുമോൻ jokes ഒക്കെ വെക്കണൊന്നും നമ്മുടെ എന്താ പറയാ പ്രശ്നങ്ങളെല്ലാം അവസാനത്തെ page ലോട്ട് വെക്കുന്നു എന്ന് താങ്കൾ പറയുന്നെ

ഫലിതങ്ങൾ നോക്കുകയാണെങ്കി തന്നെ ഒരു പത്രത്തിൻ്റെ ഒരു അതിന്‍റേതായ ഒരു page ഉണ്ട് ഫലിതങ്ങളൊക്കെ എഴുതാൻ ആയിക്കെ നമുക്കിപ്പോ വായിക്കുന്നവർക്ക് എഴുതാൻ എഴുതി അയക്കാൻ ആണെലും ഏർ അങ്ങന ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു page ണ്ടാവും ഏർ ഞാൻ പറ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ violence മുഴുവനുമായും കുറക്കണം എന്ന് അല്ല പുറകോട്ട് മാറ്റണംന്നല്ല ഏർ fame പിടിച്ചു പറ്റാനുള്ള എന്നുള്ള ഒരു mind ല് ഒരു ഉള്ളൊരു രീതിയിലേക്ക് ഏർ തുടക്കം തൊട്ട് തന്നെ നമ്മൾ ഒരു വെറുപ്പി നമ്മളെ ഒരു ഏർ നാടിൻ്റെ ഒരു ഏർ ഒരവസ്ഥ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയിലോട്ടേക്ക് ആക്കരുത് എന്നാണ് ഈ നാടിൻ്റെ അവസ്ഥ ഏറ്റവും കൂടുതൽ താങ്കൾ അറിയുന്നത് ഏതു വഴിയാണ് phone വഴിയാണ് എന്നാണ് താങ്കൾ നേരത്തെ നിർദ്ദേശിച്ചത് അത് പ്രകാരം നോക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പത്രം വരുന്നത് അപ്പൊ തൂക്കി വിൽക്കാൻ ആണോ പത്രം നമ്മുടെ വീടുകളിൽ ഉള്ളെ ഏർ മിക്ക വീടുകളിലും ഏർ പത്രങ്ങളുടെ ഒരു ഉപകാരം എന്താണെന്ന് പറയാണെങ്കിൽ ഏർ ഈ കാലഘട്ടത്തിൽ ഏർ പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അത് ഏർ വേ വായിക്കാത്തവർക്ക് കൊടുക്കുന്നതിനു പകരം തൂക്കിവിറ്റ് പൈസ മേടിക്കുന്ന ആൾക്കാരാണ് പലരും ഏർ അതിപ്പോ ഞാനും പണ്ട് തന്നെ അങ്ങനെന്നെ ചെയ്തിട്ടുണ്ടായിരുന്നെ

വളരെ ഒരു നല്ല ഏർ തീരുമാനമാണ് അക്ഷയുടെ വീട്ടുകാർ എടുത്തെ കാരണം പത്രം വായി പത്രം വീട്ടിൽ വരുത്താത്തത് കൊണ്ട് ഇപ്പൊ പത്രം വീട്ടിൽ വായിക്കാത്ത ഇല്ലാത്ത കൊണ്ടും വീട്ടുകാര് ഇപ്പൊ news കൾ phone കളിൽ കൂടി digital ആയിട്ട് അറിയുന്നു വളരെ നല്ലൊരു എന്താ പറയാ കേരളത്തെ താങ്കൾ അവരുടെ ഭാവി നോക്കിക്കണ്ടിരിക്കുകയാണവിടെ താങ്കൾ ഭാവിയിലൂടെ ഒരു സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നെ അപ്പോ ഭാവിയിൽ ഇ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭാവി വാർത്തകൾനെപറ്റി എന്തായിരിക്കും അക്ഷയ്ക്ക് ഒരു ഭാവിയെപ്പറ്റി ഇത് പറഞ്ഞൂടെ ഭാവിയെ പറ്റി ഏർ ഭാവിയെ പറ്റി ചിന്തിക്കുകയാണെങ്കി തന്നെ ഏർ അതിനേക്കാട്ടിലും കുറെ കുറെ research കൾ ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ ഏർ പുതിയ വാർത്തനക്കുറിച്ചാണ് നമ്മ നോക്കുന്നതെങ്കിൽ ഏർ ഇപ്പൊ ഈ പത്രങ്ങളുടെ എന്നുള്ള രീതി മാറ്റിട്ട് ഏർ തികച്ചും കുറച്ചുകൂടെ advanced ആയിട്ട് ഏർ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുള്ള രീതിലേക്കുള്ള വല്ല ഏർ സാങ്കേതികം വല്ലാം വന്നു കഴിഞ്ഞാ അത് നമുക്ക് useful ആകും ഏർ നമുക്ക് അത് ഒരു സഹായകരമാകും എന്നാ എനിക്ക് തോന്നുന്ന് അതെങ്ങനത്തെ രീതിയിലാണ്ന്ന് പറയാൻ പറ്റൂല അതിപ്പോ ഭാവി എങ്ങനെയാ പോകുന്നത് ആ ഒരു രീതിക്ക് തന്നെ പോകും നമ്മുടെ ഭാവിലെ പ്രശ്നങ്ങൾ കേരളത്തിൽ എത്തിക്കാനാണ് വാർത്തകൾക്ക് പറ്റുമെങ്ങിലും പക്ഷെ ഈ വാർത്തകൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ കൂടുതൽ ജനങ്ങളിലെത്തിയ പരിഹരിക്കാൻ സാധിക്കുവോ ചില കൊ ചില വാർത്തകൾ കൂടുതൽ ജനങ്ങളിലെത്തിയാൽ

ഏർ പൊതു സമൂഹത്തിനെ അറിയിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ ഏർ ഇനിയി പത്രക്കാര്‍ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓ ഒരു സാധാരണക്കാരനെ എങ്ങനെ ഭീതി ഉണ്ടാക്കി അതിലൂടെ

ഇപ്പൊ പത്രങ്ങൾക്ക് ഏർ ഉം വാർത്താ channel കൾക്കാണെങ്കിലും അവർക്ക് അവരുടേതായ ഏർ എന്താ പറയാ പൈസ ആവശ്യമുണ്ട് ആ പൈസ അവരുണ്ടാക്കാൻ വേണ്ടി അവര് അവരുടേതായ

നല്ല നല്ല കാര്യങ്ങളറിയാൻ നമുക്കിപ്പൊ കുറൻ എന്താ പറയാ നല്ല കാര്യങ്ങൾ അറിയുന്നത് കുറഞ്ഞ് പല പല എന്താ പറയാ ഇല്ലാത്ത കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മളിപ്പൊ കൂടുതൽ അറിയുന്നേ ഇപ്പൊ ഭാവിയിൽ ഇപ്പൊ ഭാവിയിൽ വരാൻ പോണെ artificial intelligenceAI ഇതുകൊണ്ട് എന്തായിരിക്കും നമ്മുടെ ജനങ്ങളിലുണ്ടാകാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നെ ഏർ ഇപ്പൊ artificial intelligence പറയാണെങ്കി ഇക്കാലത്തെ എപ്പൊ ഏർ ഇപ്പും മുന്നിട്ടു വരുന്ന ഒരു സംഭവമാണ് artificial intelligence ഏർ ഈ AI ഉപയോഗിച്ച് തന്നെ ഏർ എന്ത് വേണെങ്കിലും ചെയ്യാമെന്നുള്ളൊരു ആഹ് അവസ്ഥയിലേക്കാണ് ഇപ്പൊ വരുന്നത് കാരണം ഏർ ഇപ്പൊ ChatGPT ന്ന് പറഞ്ഞൊരു software തന്നെ ഒരു AIsoftware തന്നെ ആണെങ്കിലും ആ ഏർ software ഇപ്പൊ doctor വരെ പഠിച്ച് pass ആയി ഏർ എന്നുള്ളൊരു നിലയിലേക്കാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നെ ഇപ്പൊ നമുക്ക് AI ഉപയോഗിച്ച് എന്നെ വേറൊരാളുടെ മുഖം സൃഷ്ടിക്കാം അയാളുടെ വു അയാളുടെ ഒരു ശബ്ദത്തിൽ നമുക്ക് സംസാരിക്കാം video call ചെയ്യാം ഇപ്പൊ വേറെ എങ്ങോട്ടേലും നമ്മ നോക്കുന്ന നമ്മളെ നമ്മുടെ ഒ മുഖം നേരെ തന്നെ ആക്കി പിടിക്കാം അങ്ങനത്തെ രീതിലോട്ടെക്കുള്ളൊരു പുതിയൊരു ഏർ advanced രീതിലേക്കുള്ളൊരു ഒരു ശാസ്ത്രത്തിലേക്കാണ് ഇപ്പോഴത്തെ artificial intelligence വരുന്നത് അപ്പൊ യന്ത്രങ്ങൾ നമ്മുടെ ലോകം കീഴ്പ്പെടുത്തു എന്നാ പറഞ്ഞിരുന്നെ അക്ഷയ് അതെ കെ കീഴടക്കാൻ ഉള്ളൊരു chance ഏർ

ഉണ്ട് അപ്പൊ ലോകത്തിലിങ്ങനെ ഓരോന്നും നടക്കുമ്പോഴ് നമ്മുടെ ജനങ്ങൾ പേടിപ്പെടുമ്പഴും നമുക്ക് ആശ്വസിക്കാനായിട്ടുള്ള വാർത്തകൾ തരുന്ന ചില ചില

സ്ഥലങ്ങളിലെ ആൾക്കാർക്കും വളരെയധികം പ്രയ പ്രയോജനപ്പെടുന്നുണ്ട് പക്ഷെ ഇതിനെപ്പറ്റിയൊന്നും news കള് വരുന്നില്ല എന്തുകൊണ്ട്

പത്രങ്ങളുടെ കാര്യം ഇനിയിപ്പോ വാർത്തകൾന്നുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഒരു ഒരു തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് എല്ലാവര്‍ക്കും വളരെ താല്പര്യമായിരിക്കും അതെ സമയം അതിലൂടെ ഉണ്ടാകുന്ന നല്ല ഏർ നല്ല കാര്യങ്ങൾ ആരും അങ്ങനെ അധികം ശ്രദ്ധിക്കാതെ പോവും അഹ് അങ്ങനെയാണ് സംഭവം ഓ അപ്പൊ നല്ലത് അറിയാമ്പറ്റാ നല്ലത് ഒളി പ്രചരിപ്പിക്കാണ്ടും തെറ്റുകളെപ്പറ്റി maximum പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ മാധ്യമങ്ങളും പത്രങ്ങളെയും കൊണ്ട് നമ്മുടെ ഭാവി യുവാക്കൾക്ക് വല്ല പ്രയോജനമുണ്ടാകുന്നുണ്ടൊ നോക്കിക്കാണേണ്ട തന്നെ ഒരു വിഷയമാണ് പത്രങ്ങളും വാർത്തകളും തമ്മിൽ എന്താ പറയാ ഇവരാണല്ലോ നമുക്കിപ്പൊ വാർത്തകൾ തരുന്നേ ഇവര് വാര്‍ത്തകള്‍ ചീത്ത തരുവയാണെങ്കിൽ നമ്മൾ ചീത്ത അറിയുന്നു നല്ലത് തന്നെയാണെങ്കിൽ നമ്മൾ നല്ലതറിയുന്നു അപ്പൊ ഇത് ചെയ്യുമ്പോഴും മര്യാദയ്ക്ക് ചെയ്യാണെങ്കിൽ മാത്രം അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുതുത്തൊ പ്രയോജനപ്പെടുകയേ ഉള്ളു എന്ന ഒരു ഉന്നമനത്തിനാണ് അക്ഷയും അരുണും എത്തിയിരിക്കുന്നെ അപ്പോൾ ഇത്രയും പറഞ്ഞു കൊണ്ട് ഞങ്ങൾ ഞങ്ങടെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം